നീ trip പോവലിണ്ടോ ഞാൻ trip ഒക്കെ പോക്കിണ്ടേ എവിടൊക്കെ പോയിക്കിണു ഇപ്പൊ trip മ്മള് ഇടുക്കി മണാലി

അങ്ങനെയുള്ള ഏകദേശ സ്ഥലങ്ങളൊക്കെ cover എയ്തു എങ്ങനെയാ നാട്ടിത്തെ friends ൻ്റെപ്പാ പോക്ക് നാട്ടിത്തെ friends ൻ്റെപ്പോ പോവൂ പിന്നെ

ഊട്ടിക്ക് എങ്ങനെയാ പോയത് ഊട്ടിക്ക് ഞങ്ങൾ bus ന് അത് മറ്റേ നാട്ടിലെനു അതായത് മ്മളെ

ആയിൽ പത്തയ്മ്പത് ആൾകാർ ഇണ്ടായിന് ഉം ഉം എല്ലാ age ൽ ഉള്ള ആൾക്കാരും ഉണ്ടായിരുന്നു ഉം അതാങ്ങാനൊരു vibe ആയിരുന്നു trip ഊട്ടി ഏർ എല്ലാരും ഇണ്ടായൊണ്ട് ഒരു വേറെ ഒരു enjoyment ഏന്

trip ഇയ്യ്‌ പോക്കിണ്ടോ ആ ഞാൻ പോക്കിണ്ട് എനിക്ക് ഇഷ്ടാണ് travel ചെയ്യാനൊക്കെ

ഞാൻ ഇതൊക്കെത്തന്നെ ഊട്ടി മൂന്നാർ കൊടയ്കനാൽ

ഉം മൈസൂർ ഇതുവരെ ആയിട്ടും പോയിട്ടില്ല ഇല്ലയില്ല നല്ല സ്ഥലങ്ങളാ അവിടെ കുറെ പഴയേ രാജാക്കന്മാരെ കൊട്ടാരങ്ങളൊക്കെ കാണാൻ ഇണ്ടവിടെ ഉം പോണം എപ്പോളാ ഇപപ്പത് നീ മൈസൂർ പോയിക്കിണോ

പിന്നെ അടുത്ത് tourist place ഒക്കെ ഇണ്ടോ ഇങ്ങളെ ഞങ്ങളടുത്ത് ഞാൻ പറഞ്ഞില്ലേ കൊടി കുത്തിയ പറഞ്ഞൊരു മല ഇണ്ട് ആഹ് ആ അതിണ്ട് അങ്ങോട്ടേക് ഇപ്പൊ govt എന്നെ അവിടെ ഈ tourist സ്ഥലാക്കി പ്രെഖ്യാപിച്ചു

ഉം അവിടെ ticket ഒക്കെ ആയി ആക്കി ticket ഒന്ന് ഇണ്ടായിരുന്നില്ല അവിടെ ആ ആ ticket എത്രയാണ് എങ്ങനെയാണ് ticket അവിടെ നാപ്പതുറിപ്പിയെ ഒരാൾക്ക് നാല്പതല്ലേ ഉം

ഉം അവിടേക്ക് എനി ഈ ചെറിയേ ചെറുക്കന്മാര് ഒക്കെ കയറീട്ടെ കഞ്ചാവും കള്ളും ഇതൊക്കെ അടിച്ച് അങ്ങനെ വിലക്കിയതാണ് അവിടെ ഉം പിന്നെ couples ഒക്കെ വന്നിരുന്ന് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വന്നിട്ടേ ഉം ഉം നിങ്ങൾ മണാലി ഒക്കെ പോയിട്ടുണ്ടല്ലേ മണാലി പോയിട്ടുണ്ട് അതൊക്കെ നല്ലൊരു experience ആയിരുക്കുമല്ലോ experience അറിയേണ്ടതാണ് ശരിക്കും പോണം ശരിക്കും ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും

വലിയ paisa ഒന്നും വേണ്ട അതായത് ഒരു package ഇണ്ട് ഇവിടുന്ന് നമുക്ക് പതിനഞ്ചു ഉറുപ്പിയ കൊടുത്ത ഒരു package ഇണ്ട് ഉം പൊയ്‌പോരാ ഉം ഉം പിന്നെ ദിവസവും പതിനഞ്ചു ദിവസമല്ലെ ഉം നല്ലൊരു package ന് അത്യാവശ്യം ഏർ ഓര് food എല്ലാ ഒര്തായിട്ടുള്ളൊരു ആൾക്കാര് ഇണ്ടാവു ഓര് നമക്ക് food ഉം കാര്യങ്ങളൊക്കെ supply ചെയ്തരും ഉം അതെവിടുന്ന നാട്ടിന്നായിരുന്ന്

പോവൂ ആണെങ്കിൽ rate കൂടും പത്തിരുപത് ഉറുപ്പിയാവും ഉം ഈ വരുമ്പോ ഈ road ഉം കാര്യങ്ങളൊക്കെ ഉം അതെ ഒരു condition ആണല്ലോ ഉം കൊടയ്ക്കനാൽ പോയിക്കിണോ കൊടയ്ക്കനാൽ പോയിക്കില്ലെ കൊടയ്ക്കനാൽ പോണം കൂടിട്ടില്ല പോണം എന്ന് പക്ഷെ പോകാനൊരു സാഹചര്യം ഒത്തുവന്നിട്ടില്ല ഉം കൊടയ്ക്കനാല് ഇയ്യ്‌ പോയിട്ടില്ലേ ഉം കൊടയ്ക്കനാൽ അടിപൊളിയാണ്

നല്ല vibe ആ അവിടെ ഒരുപാട് സ്ഥലങ്ങളിണ്ട് അടുത്തടുതന്നെ ഒരുപാട് ഉം നിങ്ങളവിടെന്ന് എത്ര kilometer ആ അവിടെന്ന് ഇവിടൊന്നൊരു മുന്നൂറ്റി something ഇണ്ടാവും ആ എങ്ങനെയാ family യ പോയിരുന്നെ അതോ ഞങ്ങൾ college ന്നെ ആ college

എങ്ങനെയാ പോയിനേ bus നോ അതോ bus ന് ഉം

family ൻ്റെപ്പോ tour ഒന്ന് പോയില്ല

അതല്ലേ ഒരു vibe കൊടയ്ക്കനാല് ഒരുപാട് കാണാനിണ്ടിട്ടൊ നല്ലെ എന്തക്കെയൊരു cave ഉം കാര്യങ്ങളൊക്കെ ഇണ്ട് ഏർ അതേമാരി suicide point അതെന്താ ഒരാൾക്കു എത്രയെനു per day ഒരു ദിവസമല്ല ഇണ്ടായിരുന്നെ അത് ആ ഒരു ദിവസം ഉം ഞങ്ങൾക്ക് മൊത്തം ഉള്ളിൽ ഒതുങ്ങീന് food ഉം bus charge ഉം പിന്നെ ticket കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ എടുക്കണം ച്ചിലോടുത്തു ഉം പിന്നെ നല്ല boating ഒക്കെ ഇണ്ട് നല്ല vibe ആ

boating എത്രയാ നാപ്പതുറുപ്പിയോ മുപ്പുറപ്പിയ

family ആയിട്ടും പോകാം നിങ്ങൾ എങ്ങനെ stay അടിച്ചീനോ അതോ

ഉം എത്രയായിരുന്ന് ഏർ ഞമ്മള് ഒരു ദിവസം തന്നെ ഇണ്ടായില്ലേ നമ്മൾകൊന്ന് fresh അവൻ വേണ്ടീട്ട് ഉം അവിടുന്ന് തന്നെയായിരുന്നു food ഉ കാര്യങ്ങളൊക്കെ കഴിച്ചേ പിന്നെ മറ്റേ cycle ride horse ride ഒക്കെ ഇണ്ട്

ഉം cycle ride എങ്ങനേനു vibe ഏന് ചോയ്ച്ചയ ആ അതെ ആ light ഒക്കെ അടുത്തുള്ള road ക്ക് ഒടിക്കുമ്പോ ആ ചെറിയ paisa ക്ക് നമുക്ക് cycle തരും അവർ എത്രയാ എങ്ങനെയാ കാര്യങ്ങൾ മണിക്കൂറിന അതോ മണിക്കൂറിന് എത്രയാ എന്നിട്ട് അമ്പതുറപ്പിയ നൂറുറുപ്പിയ ഉം നല്ല vibe എനു മൈസൂർ ഒന്ന് പോണേനു മൈസൂർ palace ഉം

ഇതേ പോലെ തന്നെ ഒരുപാട് കാണാനിണ്ട് palace ഉം ടിപ്പു സുൽത്താൻ്റെ കാലത്ത് എന്തോ

ആ അവിടെ ഉം okay ഇയ്യ്‌ ഒന്ന് പോയൊക്കൊന്ന് പിന്നെ പെരുന്നാൾക്ക് എങ്ങോട്ടെങ്കിലും പോണിണ്ടോ പെരുന്നാൾക് trip പോവണം പെരുന്നാൾക്ക് ചെറിയൊരു trip ആയിട്ട് പോവണം ഊട്ടിയോ അല്ലെങ്കി അട്ടപാടിയോ അട്ടപ്പാടി കേട്ടിട്ടുണ്ടോ

അടിപൊളിയാണ് അവിടുത്തെ ആതിരപ്പള്ളി പോയിക്കിണോ ആതിരപ്പള്ളി അല്ലെ ഉം മലക്കകാറ route കിടിലൻ route ആണ് ഉം രണ്ട് side ഉം forest ആയിട്ട് വേറൊരു vibe ആണ് ഭയങ്കര ഭയങ്കര വെയിലാണ് നാട്ടിൽ കൊറേ ചെക്കന്മാർ ഇണ്ടോ friends ഇണ്ട് കൊറച്ചു ആൾക്കാരെ ഇള്ളു ഏർ ആൾക്കാരൊക്കെയാ ഇള്ളു ഉം ചെറിയൊരു plan ചെയ്തിക്കുണു എവിടേക്കാണെന്ന് ഉറപ്പിച്ചിട്ടില്ല ഏർ ഇങ്ങള് പോനിണ്ട trip

അതാവുമ്പോ പോവാത്ത സ്ഥലവുമാണ് ഉം ഊട്ടിയിലൊക്കെ നമ്മൾ പോണതെന്നല്ലേ okay

അട്ടപ്പാടിയല്ലേ

നമ്മളവിടെ വെള്ളം ഇതൊക്കെയാണ് ആനക്കുണ്ട് പറയും

നല്ലേ കുളിക്കാൻ പറ്റിയ നല്ല spot ആ ഏത് കാലത്തും നല്ല തണുത്ത വെള്ളാ ഒരുപാട് ആൾകാർ വരലിണ്ട് okay പിന്നെന്താ

വേറെ എവുടുക്ക പോക്ക് വേറെ എവെടുക്ക കാര്യായിട്ട് പോകോന്നില്ല ആ പെരുന്നാൾ അങ്ങനെ എല്ലാർക്കും എല്ലാരും പഠിച്ചുനോലും ജോലിക്ക് പോണോരൊക്കെ അല്ലെ

കൊറേ leave ഇണ്ടാവും അല്ലെ ഉം കുറെ leave ഇണ്ടാവും ഏർ എല്ലാവർക്കും ഒത്തും വരുള്ളു ഉം ഇങ്ങളെ trip എവിടുക്ക പോണ് friends ൻ്റെപ്പോ അതോ ആ friends ൻ്റെപ്പോ പോണം ഇങ്ങള് എത്രാൾ ഇണ്ടാവും ഞങ്ങളേൽ പത്ത്പന്ത്രണ്ട് ആളിണ്ട് പിന്നെന്താ ശരി

അപ്പൊ okay ഇത്രൊള്ളുട്ടോ yes നോക്കൂ ഇതിന്റെ അടുത്തത് marine organisms ന് medicinal importance ണ്ട് നിങ്ങളെന്ത്‌ എഴുതിയാൽ മതി medicinal importance എന്ന് മാത്രം എഴുതിയാൽ മതി. medicinal importance എന്ന് വെച്ചാൽ ഔഷധ മൂല്യമുണ്ട് പലതിനും ഔഷധമാണ് ഔഷധ ഗുണ~ഔഷധ ഗുണമുണ്ട് okay listen കടലിലെ സസ്യജാലങ്ങള് നിരവധി ഔഷധങ്ങളുടെ സ്രോതസ്സാണ്നിങ്ങൾ കേട്ടിട്ടുണ്ടാവും iodine എന്നുള്ള സാധനം iodine iodine iodine ആണേ iron അല്ല iodine ആണ് ഈ iodine എന്നുള്ളത് ചെറിയ ചെറിയ fish കളിൽ ഉണ്ടാവും മത്തിയില്ലേ മത്തി മത്തി മത്തി ന്ന് പറഞ്ഞാ കേട്ടിക്ക്ണോ മത്തി നല്ല taste ആ നല്ല മുരിഞ്ഞ മത്തി കൂട്ടി ചോറ് കഴിക്കാൻ നല്ല taste ആ മത്തി ഈ മത്തിയിലൊക്കെയുള്ള സാധനമാണ് ഈ iodine എന്ന് പറയുന്നത് so iodine ന്റെ കാര്യം just പറഞ്ഞുന്നുള്ളൂ ഒരുപാട് ഔഷധങ്ങളുണ്ട് അതുപോലെ Vitamins ണ്ട് അതില് അതുപോലെ steroid കള് കിട്ടാറുണ്ട്. Antibiotics കള് ഉണ്ടാക്കാറുണ്ട് ഇതിന്റൊക്കെ

നിങ്ങളവസാനം ഒരൊറ്റ കാര്യം ശ്രദ്ദിക്കണം നിങ്ങളിതുമാത്രം ആലോയ്ക്കാ കടൽ വെള്ളത്തിൽനിന്നും കുടിവെള്ളമുണ്ടാക്കാൻ പറ്റുംഅത് മാത്രം പഠിക്കാ അതിന്റെ method ഇപ്പൊ ഈ question ൽ ഈ method നമുക്ക് ഉപയോഗിക്കണ്ട method നമുക്കിവിടെ വേണ്ട method ഉപയോഗിക്കണ്ട പക്ഷേ method മാത്രം ആയിട്ട് exam നു ചോദ്യം വന്നിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് discuss ചെയ്യാട്ടോ method മാത്രമായിട്ട് നമുക്കെന്തെയ്യാം ഇത് പിന്നീട് discuss ചെയ്യാവുന്നതാണ്. Okay done ഞാനടുത്ത question ലേക്ക് പോകാണ് list out the ഏർ list out the pecula, precautionary measures for the reducing impact of earthquake അപ്പൊ ഇത് നമ്മൾ disaster management മായി ബന്ധപ്പെട്ടാണ് നിവാരണവുമായി ബന്ധപ്പെട്ടതാണ് sorry ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടതാണ്. List out the precautionary measures എന്തെല്ലാം precautionary measures നമുക്കെടുക്കാൻ പറ്റും എന്തിനെ~എന്തിന്റെ impact reduce ചെയ്യാൻ earthquake ന്റെ impact reduce ചെയ്യാൻ എന്തെല്ലാം measures നമുക്ക് എടുക്കാൻ പറ്റുമെന്ന നമ്മുടെ ചോദ്യം okay നമുക്കൊന്ന് നോക്കാം. Yes ഭൂകമ്പത്തിന്റെ തീവ്രത കുറക്കാൻ എടുക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ് നോക്കൂ മക്കളേ നിങ്ങളെ book ലുള്ള same കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് yes ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് chill ആക്കാൻ വേണ്ടി നമ്മള് നോക്കി കൊണ്ട് വായും പൊളിച്ചൂ നിക്കരുത്, എന്ത് ചെയ്യണം ഈ പറഞ്ഞ കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത് നോക്കൂ move away from the building or holding that may fall വീഴാൻ chance ഉള്ള സാധനങ്ങളുടെ അടിയിൽ പോയി നിൽക്കരുത് അവിടന്ന് വേഗം മുങ്ങണം എന്നാണ് പറയുന്നത്. ആദ്യത്തത് രണ്ടാമത്തത് and there a chances of after shock listen after shock എന്നുവെച്ചാൽ തുടർചലന സാധ്യതയുണ്ട് ഒരു തവണ ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവിടെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ ഉണ്ടാവാൻ chance ഉണ്ട് അപ്പൊ നമ്മൾ എന്തെയ്യണം ഒരു official ആയിട്ടുള്ള ഒരു information കിട്ടുന്നത് വരെ ഒരു~ഒരു direction നമ്മൾ പറയില്ലേ ഒരു direction കിട്ടുന്നത് വരെ നമ്മളവിടേക്ക്പോകാൻ പാടില്ല. ഔദ്യോഗികമായി നമ്മളെ അറിയിക്കാതെ നമ്മളെങ്ങോട്ട് തിരിച്ചു ഒരിക്കലും പോകാൻ പാടില്ല വീടുകളിലേക്ക് മടങ്ങാൻ പാടില്ല. then അടുത്തത് open spaces തുറസ്സായ സ്ഥലങ്ങളാണെങ്കിൽ അവിടന്ന് മേലെ നിന്ന് വീഴാൻ ഒന്നുല്ലല്ലോ ഭൂകമ്പം ഉണ്ടായെന്നുവെച്ചിട്ട് ഹും നമ്മളെ star ഒന്നും ഉൽക്ക ഒന്നും വീഴൂലല്ലോ yes നോക്കൂ do not use lift നമ്മളിപ്പോ building ന്റെ നാലാം നിലയിലാണ് നിൽക്കുന്നത് ഒരിക്കലും lift ഒന്നും പോകാൻ പാടില്ല okay. Yes ഞാനിപ്പോ building ന്റെ നാലാം നിലയിലാ അതുകൊണ്ടാണ് ട്ടോ അപ്പൊ നാലാം നില എന്നുപറഞ്ഞത് listen എങ്ങാനും building ന്റെ ഉള്ളിൽ പെട്ടാലോ inner corner എപ്പഴും corner ആണ് നല്ലത് കാരണം എന്താന്നറിയോ ഒരു പൊർ, നമ്, ഭൂകമ്പം കൊണ്ട് എല്ലാം പൊളിഞ്ഞു വീണു. അപ്പൊ നമ്മടെ തലയിൽ ഒന്നും വീഴൂല corner ആവുമ്പൊ തലേലെക്ക് ഒന്നും വീഴൂല side ലേക്കേ എല്ലാം വീഴത്തോള്ളൂ അല്ലെങ്കി നടുക്കെ വീഴത്തോള്ളു അപ്പൊ നമ്മൾ ആലോയിക്കേണ്ടത് ഏതെൻകിലും ഒരു ഭാഗത്ത് പൊളിച്ചിട്ട് ആൾക്കാരെ രക്ഷിക്കാൻ വരാണെങ്കിലും ആദ്യം പൊളിക്കാൻശ്രമിക്കാ ഏതാണ് corner അപ്പൊ നമ്മളെ ആവും ആദ്യം രക്ഷപ്പെടുത്താ അങ്ങനെ എപ്പഴും നല്ലത് എവിടെയാണോ inner corner ആണ് നല്ലത് keep away from windows, windows ൽ നിന്നും മാറി നിക്കാകാരണം അതൊക്കെ പൊട്ടി വീഴാൻ chance ഉണ്ട് window ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ചില്ലൊക്കെ നമ്മുടെ മേലിൽ തട്ടാൻ chance ഉണ്ട് അതൊക്കൊരു പ്രശ്നം ആവും നോക്കൂ മക്കളേ ജനലരികിൽനിന്നും മാറി നിക്കാ. മൂലകളാണ് വീടിനുള്ളിലെ സുരക്ഷിതമായ ഭാഗം lift ഉപയോഗിക്കരുത്, ഉപയോഗിക്കണം എന്നല്ല lift ഉപയോഗിച്ച് നമ്മൾ താഴേക്ക് ഇറങ്ങാൻ നോക്കിയാൽ പെട്ടെന്ന് തന്നെ മേലോ~മേലോട്ട് പോകും ട്ടോ okay അതായത് തട്ടിപ്പോവും ന്ന് തുറസ്സായ പ്രദേശങ്ങളാണ് സുരക്ഷിതം അടുത്ത question ലോട്ട് പോകാണ് list out the reasons for earthquake so നേരത്തത്തെ quistion ന്റെ കൂടെ നമ്മക്ക് കാണാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇതൊരു വേറെ question ആയിട്ടാണ് ട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്അതിന്റെ കൂടെ തന്നെ ആണ് ട്ടോ ഇത് എന്തെല്ലാമാണ് earthquake ന്റെ reasons എന്നാണ് ചോദ്യം. നോക്ക് മക്കളെ ഇത്രയുമാണ് നമ്മുക്ക് അതിന്റെ reasons ആയിട്ട് പറയാൻ പറ്റുക. ഏതൊക്കെയാണ് ഒന്നാമത്തത് movement ആണ് ഫലക ചലനങ്ങൾ ഫലകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നത് collapse of the roof of the minds ചെടികളുടെ മേൽക്കൂര തകർന്ന് വീരുന്നത് അതുപോലെ pressure in reservoirs നമ്മൾ ജലസംഭരണികൾ അണക്കെട്ടുകൾ അണക്കെട്ടുകളുടെ വെള്ളം അതിന്റെ സമ്മർദ്ദം volcanic eruptions അഗ്നിപർവത സ്‌ഫോടനങ്ങൾ എന്നീ നാല് കാര്യങ്ങളുണ്ട്. ചിലപ്പോ ഒരു മൂന്ന് മാർക്കിന്റെ ചോദ്യം അല്ലെങ്കിൽ രണ്ട് മാർക്കിന്റെ ചോദ്യം നാൽ കിട്ടിയാൽ പുള്ളിക്കോ ഇല്ല ചിലപ്പോ അതും okay ശ്രദ്ധിക്കുക കിട്ടാം. ചിലവന്മാർ മടിയന്മാർ ആണ് അല്ലെ എടാ മടിയന്മാരെ ഒന്ന് share ചെയ്യടാ like അടിക്കാൻ മടി ഉണ്ടോ like അടിക്കാൻ എത്രയുണ്ട് എടാ നിങ്ങൾ ഒന്ന് try ചെയ്ത one point five ആക്കാൻ പറ്റൂലെ നിങ്ങൾ എന്താ ഇത് നല്ല മടിയന്മാർ ആണല്ലോ so sorry for that അങ്ങനെ വിളിക്കുന്നതിൽ ആര് ഒന്നും വിചാരിക്കരുത് ഇന്നിം ഞാൻ വിളിക്കും. നിങ്ങൾ എത്രത്തോളം share ചെയ്യുന്നോ നല്ല മുത്തുമണ്ണീസ് ഉണ്ടോ എന്റെ fasal sir ന്റെ heart ആയിട്ടുള്ള ഒരുപ്പാട് എന്റെ മക്കൾ ഉണ്ട് എല്ലാവരും എന്റെ മക്കൾ ഒക്കെ തന്നെയാണ് ഞാൻ ലോക തരികിട ആയിരുന്നു okay പണ്ട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ കേൾക്കാർ ഒന്നും ഇല്ലായിരുന്നു നിങ്ങൾ അങ്ങനെ ആവാൻ പാടില്ല നിങ്ങൾ നല്ല മക്കൾ അല്ലെ അതുകൊണ്ടാണ് ഇടക്ക് ഇടക്ക് പറയുന്നത്. എന്റെ മുത്തുമണ്ണീസ് എല്ലാരും പോയിട്ട് ഒന്ന് share ചെയ്തോളു ഞാൻ മടിയൻ എന്ന് വിളിക്കുന്നത് ആരെയും hur~hurt ചെയ്യാൻ ഉദ്ദേശിച്ചു വിളിക്കുന്ന ഒന്ന് അല്ല ഞാൻ എന്നെ തന്നെ വിളിക്കുന്ന ഒരു തോന്നലാണ് എന്നെ മാത്രമല്ല ഇടക്ക് Arshu sir വിളിക്കാറുണ്ട് ഞാൻ ഇടക്ക് okay yes അടുത്ത question ലേക്ക് പോകാം. മടിയൻ എന്ന് വിൽക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ ഇൽ ഒന്ന് പറയോ കുഴപ്പം ഒന്നും ഇല്ലലോ ഞാൻ ചെലപ്പോൾ അങ്ങനെ വിളിച്ചു എന്ന് കരുതി എന്റെ മക്കൾ അല്ലെ മക്കളെ എനിക്ക് എന്ത് വേണേലും ചെയ്തൂടെ കുഞ്ഞു അനിയന്മാരും കുഞ്ഞു അനിയത്തികളും അല്ലെ. okay മക്കളെ Give a note about government mechanism of disaster management? disaster management ഇൻ നമ്മുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക ദുരന്ത നിവാരണത്തിനായി government ഏർപെടുത്തിയുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? so നമ്മുക്ക് ഒന്ന് നോക്കാം എന്തൊക്കെ സംവിധാനങ്ങളാണ് ഗവണ്മെന്റ് എടുത്തിട്ടുള്ളത് ഒന്നാമത്തത് Government mechanism or yeah yeah yeah the Kerala State disaster management authority കേരള ഗവണ്മെന്റിന്റെ ഒരു disaster management authority അതിൽ നമ്മൾ KCMA എന്ന് പറയുന്നു. നോക്കൂ ശ്രദ്ധിക്കണേ കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചു വെക്കണം മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത് ഏകോപിക്കുന്നത് എന്തിന്റെ disaster mitigation measures in Kerala അതായത് നമ്മുടെ കേരളത്തിലെ ദുരന്ത നിവാരണ ലഘൂകരണത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം correct അങ്ങോട്ടും ഇങ്ങോട്ടും ഏകോപിക്കുന്നത് control ചെയ്യുന്നത് ഈ ഒരു അതോറിറ്റി ആണ്. ഇത് മുഴുവനായിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുളവർ എന്ന് KCMA പഠിച്ച മതി sir അതിനേക്കാളും ബേധം ഇതാണ് okay Kerala state disaster management authority ഇത് ഒരു previous ചോദ്യമാണ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പ്രതിഷിക്കാത്ത ഭാഗത്തു നിന്ന് വന്ന ഒരു ചോദ്യമാണ് എന്താണ് അവരുടെ ജോലി അവരുടെ ജോലി it issues warning, warning, warning എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറയാറില്ലേ മുൻകരുതലുകൾ എടുക്കണം അറിയിപ്പുകൾ official ആയിട്ടുള്ള അറിയിപ്പുകൾ എല്ലാം warning കൾ ആണ് yes, disaster possibilities അതായത് മഴ പെയ്യാൻ chance ഉണ്ട് അത് കൊണ്ട് മിയൻപിടുത്തക്കാർ ശ്രദ്ധിക്കണം, കാറ്റടിക്കാൻ chance ഉണ്ട് ആരും മീൻ പിടിക്കാൻ പോവരുത് തീരപ്രദേശങ്ങളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണം, പുഴ പുഴ എന്ത പറയ്യ നദിതീരങ്ങളിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണം പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നു ഒരുപാട് ഒക്കെ കാണാൻ പറ്റും അതെല്ലാം പുറത്തു വിടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ Kerala state disaster management authority ആണ്. എന്താണ് ഇങ്ങനെ ഒരാൾ വന്ന് എന്നെ ശല്യം ചെയ്തു ഓൻ എന്താ ചെയ്തത് നിങ്ങൾ പറയു sigma family യിൽ join ചെയ്യാൻ താല്പര്യമുള്ളവർ comment ചെയ്യുക എനി~എനിക്ക് താല്പര്യമുണ്ട് പക്ഷെ എനിക്ക് comment ചെയ്യാൻ പറ്റില്ല അതാ പ്രശ്നം അവിടെ ചെന്ന് comment ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്താണ് sigma എന്ന് പറഞ്ഞാൽ കുറെ കാലമായി okay yes മക്കളെ ഞാൻ മുന്നോട്ട് പോട്ടെ status ആക്കി എന്ന് ഒരുപാട് പേർ പറയുന്നുണ്ട് സന്തോഷമുണ്ട് കേട്ടോ മക്കളെ നിങ്ങൾ ശുയൂപരാട്ടോ. ഒന്നും നോക്കണ്ടല്ലോ yeah yeah നോക്കു മക്കളെ അപ്പൊ നോക്കൂ ഈ ഒരു emergency situation നേരത്തെ ഒക്കെ കൊടുക്കുന്നത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ അതോറിറ്റി ആണ് മുഴുവൻ പേര് പറയാൻ ആവതില്ല Kerala state disaster management authority എന്ന് വേണമെങ്കിൽ പറയാം okay അടിയന്തര സാഹചര്യങ്ങളിൽ സംസ്ഥാനത്ത് ഒട്ടാകെ സ്വീകരിക്കേണ്ട നടപടികളുടെ ദുരന്ത സാധ്യത മുന്നറിയിപ്പുകളെ ഈ മുന്നറിയിപ്പികുളെയാണ് warning എന്ന് പറയുന്നത്.

നോക്കൂ മക്കളെ District Emergency Operation Centre DEOC പോലത്തെ ഒരു disaster management activities of a particular region. So ഒരു ജില്ലയിലെ കാര്യങ്ങൾ നോക്കുന്നത് district emergency operation centre ആണ് district emergency operation centre ന്റെ മലയാളം ആണ് ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവാഹണ കേന്ദ്രം എന്റെ പൊന്നു ഇങ്ങനെ ഒക്കെ പഠിക്കാൻ പറ്റോ ചോദിച്ചുപൊയ്യലോട നമ്മൾ ഇനി എന്താടാ ചെയ്യാ വേറെ വഴി ഇല്ലല്ലോ പഠിക്കാതെ ഇതൊന്നു പഠിച്ചു വെക്കുക DEOC എന്ന് എഴുതാം അത് എന്ന് Deeyoc പഠിച്ച മതി പഠിച്ച മതി dio ഉണ്ടല്ലോ നമ്മുടെ so district emergency operation centre എന്ന് പഠിച്ച മതി okay ഇനി warnings to people are issued through centres ഈ centres ആണ് district ജില്ല അടിയന്തര കാര്യ നിർവഹണ കേന്ദ്രങ്ങളാണ് deeyo~deeyoc വേണ്ട കാര്യങ്ങൾ ഒക്കെ നിർദ്ദേശങ്ങൾ ഒക്കെ കൊടുക്കുന്നത് ആളുകൾക്ക് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഈ ആ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഇത് മാത്രമല്ല അവരുടെ പണി their mission is to co-ordinate the actions of various government departments അതായത് ഇപ്പൊ fireforce വരാം പോലീസ് കാർ വരാം മറ്റ് health team വരാം ഇവരൊക്കെ ഇവരുടെ എല്ലാ പ്രവർത്തനവും തമ്മിൽ ഏകോപിപ്പിചിട്ട് എല്ലാം കൂടി നടത്തുന്നത് ആരാണ്

എല്ലാഫയർ ഫോഴ്‌സും സർക്കാർ വകുപ്പുകളെ മൊത്തം ഏകോകിപ്പിക്കുന്നത് control ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ Deeoc ആണേ ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളു നിങ്ങൾ ഇത് ഇവിടെ നിന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ exam ന്റെ തലേന്ന്

വേണ്ട ഇറങ്ങി പോവും. one point three എങ്കിലും ഉണ്ട് listen arguments for and against globalisation explain ആഗോളവത്ക്കരണത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദങ്ങൾ ഉണ്ട് വിശദമാക്കുക okay നോക്കൂ arguments favour of new economic policies